ആടീം നല്ലതന്നെ. എന്തെല്ലോണ്ട്? നിന്റെ ക്ലാസ്സെല്ലാം എങ്ങനെ പോന്ന്?

അതിന് നീയെന്നാ ഇപ്പപ്പഠിക്കണേ? ഡിഗ്രിക്ക് പോണ്ടാ? ഞാൻ മൊബൈൽ, ഡിഗ്രിക്ക് പോയിട്ടില്ല. മൊബൈൽന്റെ ഓഹ് മൊബൈൽന്റിതാ പഠിക്കുന്നേ? എന്നിട്ടിപ്പെന്തായി പഠിച്ച് കഴിഞ്ഞാ?

ആഹ് പഠിച്ച് കഴിഞ്ഞ്, ഇനി ട്രെയിനിങ്ങിന് പോണം. ആഹ്. ഏടെയാ ഈടെത്തന്നെയാ കണ്ണൂര്ന്നന്നെയാ പഠിക്കണെ? ആഹ് കണ്ണൂരന്നെ. കണ്ണൂര് വിഡ്‌കോന്ന് പറഞ്ഞൊരു ഇന്സ്ടിട്യൂട്ടില്.

ഇനിയിപ്പം ഒരു മാസം ട്രൈനിങ്ങിണ്ട്. അതിന് ശേഷം ഏ പൊറത്തെവടേങ്കിലും ട്രൈനിങ്ങിന് പോണം.

അല്ല ഡിഗ്രിക്ക് എല്ലാം, ഡിഗ്രിക്കായാല് വേണ്ടാ വിചാരിച്ചു. ഓരോരാൾക്കും ഓരോ താല്പര്യങ്ങളില്ലേ? അത് ശെരിയാ. ഓരോരാൾക്കും ഓരോ താല്പര്യം തന്നെ. പക്ഷെന്നാലും ഇപ്പഴത്തെ ഇതില്ന്ന് വെച്ചാല് നമക്ക് ഡിഗ്രി നല്ല പ്രാധാന്യില്ലേ? ഇപ്പോ നിങ്ങള് വിചാരിക്കും വേണ്ടാ വേഗോന്ന് ജോലിക്കേറിയാ മതി.

പക്ഷെ ന്ന് നീ കൊറച്ചും കൂടി വലുതാവുമ്പ നിനക്ക് തോന്നും ഇപ്പൊ ഇത് പഠിച്ച് അന്നേരാ ഡിഗ്രീം കൂടെ പഠിച്ചിട്ടാ ഞാനിതെടുത്തിനേങ്കില്, ഇനീപ്പൊ നീ കൊറച്ച് വലുതായി ആരെങ്കിലും ജോലിക്കെല്ലാം പോവുമ്പ നിക്ക് മനസ്സിലായിക്കോളും. അന്ന് നീ ഡിഗ്രീം കൂടി, ആ മൂന്ന് കൊല്ലം ഡിഗ്രീം കൂടി പഠിച്ചിനേങ്കില് ഇന്ന് നിനക്ക് നല്ല നെലേലൊരു ജോലിയും ശമ്പളേല്ലാം കിട്ടും. പക്ഷെ ഓരോരോര്ടെ ഇഷ്ടാണ് ഓരോന്ന് പഠിക്കല്. പക്ഷെ ഉം ആഹ് ഡിഗ്രി ഡിഗ്രി എപ്പളായാലും എടുക്കാല്ലോ.

ആഹ്. ഡിഗ്രി എപ്പായാലും എടുക്കാല്ലോ? ഞാൻ കൊറച്ചഴിഞ്ഞെടുക്കാന്നെല്ലാം വിചാരിക്ക്ന്ന്ണ്ട് ഇപ്പൊ. ആഹ് എപ്പെടുത്താലും നമ്മക്ക് നല്ലതന്നെ കാരണെച്ചാ ഇപ്പ പഠനത്തിലാണല്ലോ ഏറ്റോം മുഖ്യം. കാരണെന്താച്ചാല് ഇന്നെല്ലാരും ഇപ്പം എന്റെ കാര്യന്ന് വെച്ചാത്തന്നെ എന്റെ കൂടെ പഠിച്ച ചെങ്ങായിമാരെല്ലാം മുന്നേ ഡിഗ്രിയാ പഠിച്ചേ. അപ്പൊ കൊറേ ആളുകൾ ടീച്ചർന് പോയി അപ്പൊ ടീച്ചർനെല്ലാം പോയപ്പോ അവരോടിപ്പം പറയുന്നെ ഡിഗ്രി പഠിച്ചവർക്കാണ് കൊറച്ചും കൂടി മുൻഗണന കൊടുക്കൂലെ ഓരോരോ കാര്യത്തിനും.

ആഹ് അപ്പവര്ക്കെല്ലാം ഇപ്പങ്ങനെയാന്ന് ഡിഗ്രി പഠിക്കണന്നറഞ്ഞിട്ടിപ്പോ പ്ലസ് ടു പഠിച്ചു, ഐടിഐ പ ഇത് പഠിച്ച്, എന്നിട്ടാണിപ്പാദ്യം എന്തെയ്തെ ഡിഗ്രി പഠിക്കാൻ വേണ്ടി പോകുന്നേ. അപ്പ നമ്മളെന്ത് പഠിക്ക്ന്നിണ്ടെങ്കിലും അത് ആ ഓരോരിത്

ആഹ്.

ആഹ് ഞാൻ കൊറച്ച് ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോണന്ന് വിചാരിക്ക്ന്ന്ണ്ടിപ്പോ. ആഹ് അപ്പം നമ്മള് മനസ്സിലാക്കുവ എന്തെങ്ങനെയാന്ന് ഈ പഠനത്തിന്റെ മൂല്യം നമ്മക്ക് കൊറച്ചുങ്കൂടി വലുതായാലേ നമുക്ക് ഇതറിയൂ

ഇതിപ്പെ ഇപ്പം തന്നെ എന്റെ ചങ്ങായിമാരെല്ലാം ഇപ്പം കൊ കൊറേ ആള് എന്തേനൂ ടീച്ചറായി, കൊറേയാള് കമ്പനികളില് ജോലിക്ക് കേറി. പക്ഷെ കൊറേ ആളെ കല്യാണം കൊണ്ട് പഠനം നിർത്തി. പക്ഷെ ഇന്നും കൊറേയാളെന്തെയ്ത് കല്യാണം കഴിച്ചിട്ടും പട പഠിക്ക്ന്നിണ്ട്.

അവരന്നെ ഇന്ന് എന്തെയ്ത് കൊറേയാള് ജോലിക്ക് കേറി. അത്യാവശ്യം ചുരുക്കാളെ ഇന്ന് പഠിക്കാണ്ടിക്കുന്നുള്ളൂ. കല്യാണം കഴിച്ചിട്ട് ഏ കുട്ടിയായത് വരെക്കും ഇപ്പം പഠിക്കാൻ വേണ്ടി പോന്ന്ണ്ട്.

ആഹ് അങ്ങനെയാ? ഞാനെന്തായാലും ഏ ഈ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠനത്തിന് പോണന്നന്നെയാ വിചാരിക്കുന്നെ. കാരണം ഇ ഇന്നത്തെക്കാലത്ത് വിദ്യാഭ്യാസം വളരെ ഇതാണല്ലോ മൂല്യം. ആ രീതീലാ വിചാരിച്ച ഇണ്ട് നി വിചാരിച്ച് നിക്കുന്നെ.

ഉം. അതന്നെ. ആഹ്. ആഹ് അതന്നെ. അപ്പ നിന്റനിയനെന്താ ചെയ്യണിപ്പോ? ആഹ് ഓനിപ്പോ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏ വേറാർക്കോ പട്ടാ മിലിട്രിക്ക് പോകാൻ നോക്ക്ന്ന്.

നല്ലയിത്. നമ്മള് പഠിക്കുമ്പോ അതോണ്ട് എല്ലായിതിനും അതിന്റേതായ മൂല്യവൊണ്ട് മനസ്സിലാക്കിപ്പഠിക്കുക. കാരണെന്താച്ചാലിപ്പം പഠനത്തിനാന്ന് എല്ലാരും പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം നം വലുതായാ നമ്മക്ക് ഇത് നമ്മക്ക് മനസ്സിലാകും അന്ന് പഠിച്ചിനേങ്കില് ഇന്ന് ഞാനും ഈ ലെവലിലെത്തേനൂന്ന്.

എന്റെ ഹസ്ബന്റന്നെ പറയും, എന്തേനു പറയാ ആരും അതുകൊണ്ട് പഠിക്കാണ്ടിക്കല്ലേ. നിങ്ങള് ഇന്ന് പഠിച്ചാലേ നാളെ നിങ്ങള് നമ്മളേപ്പോലെയാവാണ്ടിക്കൂന്ന്.

ആഹ്. അപ്പ നമ്മളെന്തെയ്യാ? ഉം ന എല്ലാരോടും നമ്മള് അനിയമ്മാരോട് നമ്മള് പറയാ നല്ലരിക്ക് പഠിക്കുക. അതേപോലെ വേഗം ജോലിക്ക് കേറീട്ട് കാര്യവില്ല. നമ്മളെത്രത്തോളം പഠിക്ക്ന്ന് അതിനാന്ന് കാര്യം.

ആഹ് ഇനിയിപ്പോ എന്തായാലും ഞാൻ പ്ലസ് ടു ഡിഗ്രിക്ക് പോകാന്ള്ള മൂഡിലന്നെയിള്ളെ. ആഹ് എന്നാപ്പിന്നെ